ന്നാ അടുത്ത question ചോയിക്കട്ടെ

ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള രാജ്യം ദേശീയ ഉദ്യാനങ്ങൾടെ കൂടുതല് സമയം ചിലവഴിക്കാനിപ്പോ സമയില്ലാത്തെ അമേരിക്കക്കാർക്കല്ലേ അമേരിക്കയിലായിരിക്കും ഉം correct ആണ് okay അപ്പൊ ഞാ ഞാൻ അടുത്ത question ഞാൻ ചോയിച്ചാലോ ഇനി

നമ്മളേ നമ്മുടെ പിന്നെ എന്താ പറയാ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ

അപ്പൊ നമ്മളെ ഈ asian രാജ്യത്തന്നെ വേറെ ഒരു രാജ്യം കൂടെ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കയുണ്ട് അത് ഏതാ രാജ്യം അതെന്താ സംശയം ദക്ഷിണ കൊറിയ ഏർ കൊറിയയില് പോയിറ്റ്‌ണ്ട് പോയിട്ടില്ല പക്ഷെ നമ്മളെ രാജ്യായിട്ട് ബന്ധപ്പെട്ടതാവുമ്പൊ ഏർ നമുക്ക് പെട്ടെന്ന് ഏർ കിട്ടും answer ഓ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു കൊറിയ സംശയുല്ലാണ്ട് കൊറിയാന്ന് പറഞ്ഞപ്പോ നല്ലെ പോയി പരിചയവോ അല്ലെങ്കി ആരേം relatives ആയിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടെന്ന്

അപ്പൊ അടുത്ത question ചോയിച്ചാലോ ആ ആയിക്കോട്ടെ നമ്മൾ ഈ പിന്നെ suicide ചെയ്യുന്നില്ലേ

ഉം നെതർലാൻഡാണോ

ന്റെ അടുത്ത question ഞാൻ ചോയിച്ചാലോ

ഇല്ല ഞാനീപറ്റി വായിച്ചിട്ടില്ല ഏർ ഈയടുത്ത് ഞാനെടെയോ കണ്ടതാണ് ന്റെ guess ശരിയാണെങ്കിൽ സിംഗപ്പൂരാണെന്ന് തോന്ന് അതോ സ്വിറ്റ്‌സർലാണ്ട് അയിലെതൊരു രാജ്യം ഇതിനു വേണ്ടീട്ടൊരു machine വരെ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി means നമ്മക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടീട്ട് ഉം ഞാനിതിനെ പറ്റി കേട്ടിട്ടില്ല

okay

ആ GST ഏർ കേരളത്തിലതല്ലൊ tax അപ്പം ആദ്യമായിറ്റ് നികുതി വർധിപ്പിക്കുകയെന്ന ആശയം പ്രയോഗ്യമാക്കിയ രാജ്യം അത് നമ്മളെ european ല് fashion നഗരമുള്ള ഫ്രാൻസ് ആയിരിക്കും ഏർ correct ആണ് അവിടെ പിന്നെ എവിടെ കൊണ്ടന്നാലും പക്ഷെ ഇന്ത്യക്കാരാണല്ലോ അത് കൂടുതലായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഉം

ഏർ നമുക്കി world cup ഒക്കെ കാണാറുണ്ടോ

okay അപ്പൊ world cup നെ നമ്മൾ football country എന്നറിയപ്പെടുന്ന രാജ്യം ഏതാന്ന്

ഉം അതായത് അവരുടെ കളിക്കന്നെ ഒരു പ്രത്യേക ഏർ അയിലെന്താ സാമ്പാതാളം അങ്ങനെന്തൊന്ന് correct പറയുന്നത് അതെ സാമ്പാതാളം അത് വേറെതന്നെയൊരു ഭംഗിയാ കാണാൻ ഏറ്റവും കൂടുതല് cup ഒക്കെ ബ്രസീലിനാ തോന്ന് അതെ world cup എടുത്തത് ബ്രസീലാ അത് പോലെ കോപ്പാ അമേരിക്കയു എടുത്തത് ബ്രസീലാണ് അതൊ അർജെ അർജന്റീനയോ

അടുത്ത question ചോയിച്ചാലോ ആയിക്കോട്ടെ നമ്മളെ ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാന്നറിയോ ഉം മ്യാൻമർ ആയിരിക്കും അതെ മ്യാന്മർ അതെങ്ങനാ guess യ്യാൻ പറ്റി കാരണം നമുക്ക് എല്ലാരിക്കും എന്തേലൊക്കെ ആയിറ്റ് രോഗവും ഇതൊക്കെ വരുന്നതാണല്ലോ അപ്പൊ ഇങ്ങനൊരു പദം ഒരു രാജ്യത്തിന് ഇതാക്കുമ്പോ നമ്മുക്ക് പ്ര പെട്ടെന്നത് trigger യ്യായിരുന്ന് okay okay

ആയിക്കോട്ടെ ചോയിക്ക്

ഏർ സംവരണം വേണോന്നൊക്കെ പറഞ്ഞിട്ടൊരുപാട് സംഘടനകളും ഇതൊക്കില്ലെ ആദ്യത്തെ വനിതാ president ആയ മരിയ ഇസബെൽ പെറോണ

ആ correct ആണ്

ആ ഉം

പേര് correct ആയിട്ട് അറിയില്ല അതായത് ഇപ്പൊ പിന്നി കൂടുതലും ഏർ ഈ സ്ത്രീകൾക്കും തുല്യതയായിട്ട് കൊറേ ഒരുപാട് നല്ലല്ല high level position ല് സ്ത്രീകളും അതുണ്ട് അതെ എന്നിട്ട് നമ്മൾടെ ദ്രൗപതി മർമ്മു അങ്ങനെന്തോആ ല്ലെ ആ അതായത് ഏർ full name എനിക്കു അറിയില്ല അതെ ദ്രൗപതി എന്നാണ് പേര് okay എന്നാ അടുത്ത question ചോയിക്കട്ടെ okay

അത് ന്യൂയോർക് main city

ഇല്ല ഇല്ല പക്ഷെ അത് നമ്മളെ ഈ book ഏർ text അല്ല note book എല്ലാം വേടിക്കുമ്പുള്ളെ അതിന്റെ ചട്ടമ്മലുള്ള ഈ statue of liberty കണ്ടിട്ടുണ്ട് അത് കൊണ്ട് നമുക്ക് ഏർ അങ്ങനത്തെ question വന്ന answer എയ്യാൻ എളുപ്പായിരിക്കുംലെ അതെ correct ആയിരിക്കും അത് നമ്മളീ എപ്പഴേ ചെറുതാവുമ്പൊ തൊട്ട് school ഒക്കെ book പഠിക്കുമ്പൊ ഏർ photo ഉണ്ടാവും താഴെ ന്യൂയോർക് USA അമേരിക്കാന്നുണ്ടാവും ആ അപ്പൊ അടുത്ത question ഞാൻ ചോയിച്ചോലോ

ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് അത്

അതായത് വിപ്ലവംന്നൊക്കെ പറയുമ്പൊ മെക്സിക്കോ ആയിരിക്കും കാരണം ഈ communism അങ്ങനത്തെ സംഭവനകൾകൊക്കെ related സംഭവം മെക്സിക്കോ ആയിരിക്കും എന്റെ guess correct ആണെങ്കി അതെ correct ആണ് മെക്സിക്കോ അവിടത്തൊരു മെക്സിക്കോലാണോന്നറിയില്ല അട്തൊരു വം വൻ rich person ഇണ്ട് പാബ്ലോ എസ്കോബാ കേട്ടിട്ടുണ്ടോ

ഉം അയാള് ഏർ ഉം ആൾടെ കീഴിലായിരുന്നു മെക്സിക്കോ എന്നാ പറയാ പിന്ന ലോകം ഭരിച്ചു ആ ഉം അപ്പൊ അടുത്ത question ഞാൻ ചോയിച്ചാലോ

അങ്ങനെ പട്ടാളത്തിന ഒഴിവാക്കിയ ആദ്യത്തെ രാജ്യം ഏതാന്നറിയോ ഉം എനിക്കയിന പറ്റി correct ആയിട്ട് അറിയില്ല ഏർ നിനക്കെന്തെങ്കിലു അറിയോ അതായത് ഇനിക്കതിനപ്പറ്റിട്ട് അറിയുന്നില്ല ഇപ്പൊ പറഞ്ഞത് ഏർ ആ രാജ്യംന്ന് പറയുന്നത് കോസ്റ്റാറിക്കയാണ് അവരത് ഒഴിവാക്കിയതോണ്ടുള്ള ഉദ്ദേശം എന്താന്നെന്ന് നമ്മക്കറിയില്ല

ഇപ്പൊ രാജ്യത്തിന് വേറെന്തെലും ഭീഷണിയോ attack ഒ വരുമ്പോഴൊക്കെ പട്ടാളത്തെ ഉപയോഗിച്ചിട്ടല്ലേ അത് resolve യ്യാ

ന്നാ അടുത്ത question ഞാൻ ചോയിച്ചാലോ okay ചോയിക്ക്

അൽ award നെ പറ്റിട്ടാണ് ചോയിക്കാൻ വിചാരിക്കുന്നെ അതായത് ജ്ഞാനപീഠം award ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനായ english എഴുത്തുകാരൻ അത് ഇന്ത്യക്കാരനായ ആണല്ലേ ഇന്ത്യക്കാരന് കിട്ടിയിള്ളത് എഴുത്തിന കുറിച്ച് അറിയൂലട്ടൊ അതാരാണ് ഏർ അമിതാവ് ഘോഷ് എന്നൊരു വ്യക്തിക്കാണ് കിട്ടിയത്

ആൾ ഇന്ത്യക്കാരനാണല്ലെ ആ ഇന്ത്യക്കാരൻ english ൽ ഒരുപാട് ഏർ കഥകളും കവിതകളൊക്കെ രചിച്ചൊരു വ്യക്തിയാണ് okay

okay അടുത്തത് ഞാൻ ചോയിക്കാൻ വിചാരിക്കുന്നെ അതായത് നമ്മള് ഏർ daily നമ്മള് ഉപയോഗിക്കുന്ന പൈസ ഇല്ലേ പണം

ആ രണ്ടായിരത്തി പത്തൊമ്പതില് അതായത് reserve ഗ bank governor ആരായിരുന്നറിയോ അത് അത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം note നിരോധനത്തിന്റെ time ലൊക്കെയുള്ളെ അതെ ഏർ ശക്തികാന്ത ദാസാണോ ആ അതെ അതെ ഉം note നിരോധനായിട്ട് ബന്ധപ്പെട്ടിട്ടെല്ലു ആളെന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്

അതെ correct

ഇനി ഇങ്ങളീ യാത്ര ചെയ്യാനൊക്ക ഇഷ്ട ഇഷ്ടപ്പെടുന്ന ആളാണോ ആ ഉം യാത്ര ചെയ്യാറുണ്ട് okay ഏർ ജഡായുപ്പാറ എന്ന് പറഞ്ഞൊരു ഏർ പാറ കേട്ടിട്ടുണ്ടോ

ആ ചടയമംഗലം അല്ലെ

ഒരുപാട് യാത്ര ചെയ്യാനറിയ ഏർ അറിയുന്നാൾക്ക് പിന്നെ അങ്ങനത്ത questions വന്നാ പെട്ടെന്ന് answer എയ്യാൻ പറ്റും ആ

അതുപോലത്തെ വേറെ question ആയാലോ ആയിക്കോട്ടെ രാജവകേശദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്നറിയോ അത് ഏർ അറിയാം അതായത് നമ്മളെ ആലപ്പുഴ അല്ലെ ഏർ അവിടല്ലേ നമ്മുക്ക് ഏർ boat service ഉം അങ്ങനൊരുപാട് entertainment ഉം കാര്യങ്ങളുണ്ടാവും fishing

ന്നാ അടുത്ത question ഞാൻ ചോയിച്ചാലോ

അടുത്ത question ഞാൻ ചോയിക്ക്ന്ന് അതായത് തേക്ക്ന്ന് പറയുന്ന സാനം ഇന്ത്യയിതന്നെ ഏറ്റവും കൂടുതലുള്ളത്

ആ അതെ അതെ ന്നാ ഏർ തേക്കടി അയിനെ പറ്റി ഒരു question ആണ് ചോയിക്കാൻ പോവുന്നെ അതായത് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്‌ അത് ചിത്തിര തിരുനാളായ്

ഉം ആളിങ്ങനെ കുറച്ച് വന്യജീവി പ്രിയനാണെന്നാണ് തോന്നുന്നത് അങ്ങനൊക്കെ എന്തോ വായിച്ചത് പോലെ ആ

ആയിക്കോട്ടെ അടുത്തത് നമ്മള് കേരളത്തെ പറ്റിട്ടാണ് ഞാൻ ചോയിക്കുന്നത്

ഏർ നമ്മളിപ്പൊ ഏറ്റവും ഏർ ചില ആഗ്ര adventure travel കൾസിന്റെയൊക്കെ ഏർ ഒരാഗ്രഹം ചിലപ്പൊ ഏർ ഏറ്റവും high ആയിട്ടുള്ള മലകൾ കീഴടക്ക അങ്ങനൊക്കെ ആയിരിക്കും അപ്പൊ കേരളത്തിൽ ഏറ്റവും ഉയരം ത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാന്നറിയോ അത് നമ്മളെ മീശപ്പുലി മലയെല്ലും നിക്കുന്ന മൂന്നാർ ആയിരിക്കും ആ correct ആണ് മീശപ്പുലി മല പോയിട്ടുണ്ടോ ഓ അവിടെ പോയിട്ടുണ്ട് മീശപ്പുലിമലയിൽ മഞ്ഞു വീണത് കാണാതെ പോവാൻ പറ്റുവാന്നല്ലേ നമ്മുടെ ദുൽഖുർ ചോയിച്ചേക്കുന്നെ

അപ്പോ അടുത്ത question ഞാൻ ചോയിച്ചാലോ

ഉം അതൊര് easy question ആ

നമ്മളെ കേരളത്തിന്റെ ഹൈക്കോടതി ഇല്ലെ ഹൈക്കോടതി കേട്ടിട്ടില്ലെ അതിന്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലാണ് അതെന്നെ ചിലവരത് തിരുവനന്തപുരം എന്നും പറയും കാരണം നമ്മളെ ഒരുപാട് സർക്കാർ സ സംബന്ധായിട്ടുള്ളെ ഒരുപാട് കേന്ദ്രങ്ങള് തിരുവനന്തപുരത്താണല്ലോ നമ്മളെ capital ഉം അവിടെയാണ് അഹ് പക്ഷെ ഏർ ഇപ്പൊ പതിയെ പതിയെ കൊച്ചി എറണാകുളം ആ ഭാഗത്തേക്ക് ആയി മാറിത്തുടങ്ങിയിട്ടുണ്ട്ന്ന് അതായത് programmes ആയിക്കോട്ടെ ബാക്കിയുള്ള meetings ഉം കാര്യങ്ങളൊക്കെ

so government related ആണല്ലോ നിയമസഭാ അത് പോലത്തെ അങ്ങനത്തതെല്ലാം തിരുവനന്തപുരത്താണ് ഒരുപാട് സർക്കാർ office കൾ പിന്നെ സമരങ്ങളെല്ലാം secretariat സമരങ്ങളെല്ലാം നടത്തുന്നതെല്ലാം അവിടെയാണല്ലോ

okay പിന്നെ അടുത്ത question